ആ ഒരു വിദ്യാഭ്യാസത്തിനു മൂല്യമുണ്ടോ? ഒരു ആഹ് ഒരിക്കലും പഠിത്തവും ജോലിയും തമ്മിൽ വലിയ ഒരു ബന്ധമുണ്ട് എന്നാലും ഒരിക്കലും അത് രണ്ടും connect ചെയ്തു എന്ന് പറയാൻ പറ്റൂല. ജോലിക്കു വേണ്ടി മാത്രം പഠിക്കുക അല്ല വേണ്ടത്. നമ്മൾ സമൂഹത്തിനുവേണ്ടി എല്ലാ കാര്യങ്ങളും അറിഞ്ഞുകൊണ്ട് വേണം ഒരു വിദ്യാഭ്യാസം പൂർത്തീകരിക്കേണ്ടത്. എത്ര നല്ല ജോലി ഉണ്ടായാലും പുള്ളിക്കാരന് ആഹ് ഒരു വ്യക്തി എന്ന നിലയിൽ അറിഞ്ഞിരിക്കേണ്ട കുറച്ചു കാര്യങ്ങളുണ്ട് അതിനെപ്പറ്റി മനസിലാകാതെ പുള്ളി എന്ത് എത്ര നല്ല ജോലി നേടിയിട്ടും കാര്യമില്ല എന്നാണ് ഏറെ ഒരു അഭിപ്രായം. നിങ്ങള്‍ക്ക് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ പങ്കുവെക്കാം. അതെ തീർച്ചയായും നമുക്കിപ്പോ വിദ്യാഭ്യാസത്തിലൂടെ പല പല അറിവുകളും ഒരു ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയെ എടുത്തു നോക്കിയാൽ തന്നെ പല വിഷയങ്ങളാണ് ആ കുഗറ്റി പഠിക്കുന്നത് ഗണിതം അതേപോലെ science പല പല വിഷയങ്ങൾ english മലയാളം ഭാഷകൾ തന്നെ പലതരം പഠിക്കുന്നുണ്ട്. പക്ഷെ ഇതൊക്കെ എനിക്ക് തോനുന്നു ഈ മാർക്ക് വേണം, ക്ലാസ്സിൽ ഒന്നാമത് എത്തണം പിന്നെ അതേപോലെ നല്ല ഒരു ജോലി വേണം, അതിനു വേണ്ടി മാത്രം പടിക്കുന്നതായിട്ടു എനിക്ക് തോന്നാറുണ്ട്. തീർച്ചയായും. പിന്നെ. പിന്നെ എന്താണ്? നമ്മുടെ ഈ ഒന്നാമത്തെ നമ്മുടെ ഈ പഠിക്കാൻ, ഒരു കുട്ടി ജനിക്കുമ്പോൾ പഠിക്കാൻ തുടങ്ങുന്നത് നമ്മുടെ ഗൃഹത്തിൽ നിന്നാണ്. അല്ലെ? അതെ. തീർച്ചയായും താങ്കൾ പറഞ്ഞതിനോട് യോജിക്കുന്നു ഞാൻ ഒരു കുട്ടിയുടെ ആദ്യത്തെ പഠനം അല്ലെങ്കിൽ ആദ്യത്തെ വിദ്യാവിദ്യാലയം എന്ന് പറയുന്നത് അവരുടെ വീടുകളെ, അവരുടെ അധ്യാപകർ എന്ന് പറയുന്നത് അവരുടെ മാതാപിതാക്കളുമാണ്. അല്ലേ? അതെ അതെ തീർച്ചയായും. നമ്മളിപ്പോൾ ജനിക്കുമ്പോൾ തന്നെ first ആദ്യമായി നമ്മൾ എന്താ പറയുവാ അമ്മ എന്ന വാക്ക് ഉച്ചരിക്കുന്നു, അതേപോലെ അച്ഛൻ എന്ന വാക്ക് ഉച്ചരിക്കുന്നു. അങ്ങനെയാണ് നമ്മൾ മാതൃഭാഷയെ Hello

അതെ, അമൽ ആണ്. ആഹ് പറയു എന്തൊക്കെയാണ്? സുഖം തന്നെ? ആഹ് സുഖമാണ്, സുഖമാണ്, നന്നായി പോകുന്നു. എവിടെയിപ്പോൾ, കാണാൻ കിട്ടുന്നില്ലല്ലോ? ഞാൻ ഇങ്ങനെ ചെറിയ പരിപാടികളായിട്ടിങ്ങനെ അവിടിവിടായിട്ടൊക്കെ നിക്കുവാ.

നിന്നെയിപ്പോൾ കാണാനില്ലാട്ടോ. എന്തു പരിപാടി ഇപ്പം?

ആഹ് വീട്ടിലെ കാര്യം പറഞ്ഞപ്പോഴാ ഓർത്തത്, വീട്ടിലെല്ലാർക്കും സുഖമല്ലേ?

അവരിങ്ങനെ പുറത്തേക്കൊക്കെ പോകാൻ വേണ്ടി നിക്കുന്നു. നിൻ്റെ വീട്ടിലെല്ലാരും അവിടെ തന്നെ ഉണ്ടോ, അതോ പുറത്തേക്കു വല്ലതും പോയതാണോ? എൻ്റെ വീട്ടിലിപ്പോൾ അങ്ങനെ ആരുമില്ല. ഒരു പരിപാടിക്ക് എല്ലാരും പുറത്തു പോയതാണ്. ആ അല്ല, ചെറിയചെറിയൊരു function ഉണ്ടായിരുന്നു. അപ്പോ അതിനു വേണ്ടി പോയതാ. ആഹ് ok ആണല്ലേ. ആഹ് നീ എന്താ വിളിച്ചേ? നീ കാര്യം പറയു. ഞാൻ വിളിച്ചതെന്താന്നു വച്ചാല് ഇങ്ങനെ ചെറിയൊരു വിഷയത്തെ കുറിച്ച് സംസാരിക്കാൻ വേണ്ടീട്ടാണ്. ഭക്ഷഭക്ഷണത്തെ പറ്റി അല്ലെങ്കിൽ ഭക്ഷണത്തെ രീതികളെ സംസാരിക്കാൻ വേണ്ടി വിളിച്ചതാണ്.

മലയാളികളുടെ ഭക്ഷണ രീതി പൊതുവെ ശരിയല്ല എന്നാണ് പറയപ്പെടുന്നതെങ്കിലും എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു ഭക്ഷണ രീതിയാണ് മലയാളിയുടേത്, ഞാൻ ഒരു മലയാളി ആയതു കൊണ്ട് തന്നെ എനിക്കതു വളരെ ഇഷ്ടമാണ് നമ്മുടെ ചോറ് കറി പിന്നെ ചോറ് കഴിക്കുന്ന സമയമാണെങ്കിൽ തന്നെ ചോറിൻ്റെ കൂടെ ഒരു ശകലം തോരൻ അങ്ങനൊക്കെ.

ആ നിൻ്റെ അഭിപ്രായമെന്താണ് അങ്ങനെ നമ്മുടെ മലയാമലയാളികളുടെ ഭക്ഷണ രീതിയെ പറ്റിയുള്ള നിൻ്റെ അഭിപ്രായം? എനിക്കും അത് പോലെ തന്നെ. ഈ വീട്ടിലുണ്ടാക്കുന്ന, അമ്മയുണ്ടാക്കി തരുന്ന ആ ഒരു ചോറും കറിയും സാമ്പാറും ഒക്കെ നല്ല രീതിയിൽ ആഹ് അത് ഇഷ്ടമാണ്. ആണല്ലേ? അതെ അതെ. എല്ലാര്‍ക്കും അമ്മമാർ ഉണ്ടാക്കി തരുന്ന ഭക്ഷണത്തോടാണ് കൂടുതൽ താല്പര്യമെന്നല്ല, കൂടുതൽ ഇഷ്ടം. പുറമെന്ന് hotel ന്നു കഴിക്കുന്നതിനോടുള്ള താല്പര്യം കൂടിയാലും, ഇഷ്ടമെന്ന് പറയപ്പെടുന്നത് അതൊക്കെ അമ്മയുണ്ടാക്കി തരുന്നതു ഇഷ്ടം തന്നെ ആയിരിക്കും. പക്ഷെ ഇപ്പോഴത്തെ ഒരിതിൽ നോക്കുമ്പോൾ കൂടുതലും പുറത്തൂന്നാണ് നമ്മൾ കഴിക്കാറ്. അതെതെതെ നമ്മളിപ്പോൾ നോക്കുമ്പോൾ ഇപ്പോൾ

അതെ അതെ അതും ശരിയാ. അവർക്കിപ്പോൾ

അതെ അതെ ഇങ്ങനെ ഓരോ videos ഉം അങ്ങനെ ഓരോന്നും കാണാറുണ്ട്, അതുകൊണ്ടു ഞാൻ പറഞ്ഞെന്നെ ഉള്ളു. അതെ അതെ നമ്മൾക്ക് hostel ൽ കിട്ടുന്ന ഭക്ഷണ രീതിയല്ലല്ലോ, Hostel ൽ നമുക്ക് കിട്ടുന്നതെന്നു പറഞ്ഞാൽ അതൊരു കുറെ ആവി കയറ്റി ഒരുമിച്ചുണ്ടാക്കുന്നതു കൊണ്ട് അതിനു Taste കുറയും ചിലപ്പോൾ വെള്ളം കൂടുതലായിരിക്കും അങ്ങനെ കുറെ പ്രശ്നങ്ങളുണ്ടായിരിക്കില്ലേ. ഉം ഉം അതെ അതെ അതും ശരിയാണ്. നമ്മള് കുറെ അങ്ങനെ കണ്ടിട്ടുള്ളത് കൊണ്ട് നമുക്കാ ഒര്തുണ്ടാവും

ഈ പുറമെന്നു പുറമെന്നു കഴിക്കുന്ന ഭക്ഷണ രീതിയും അത്ര നല്ലതാണോ? എൻ്റെ അഭിപ്രായത്തില് അങ്ങനെ നല്ലതല്ല എന്നാലും നമുക്കാ ഒരു taste ഉം ഇതൊക്കെ കൂടുതൽ കിട്ടാറ്‌ ഈ പുറത്തുന്നു കഴിക്കുമ്പോഴായിരിക്കും. ഇപ്പോൾ നമുക്ക് കൂടുതൽ താല്പര്യവും അതായിരിക്കും. അതെ ഈ കൂടുതൽ Taste എന്ന് പറയുമ്പോൾ അതിനെ ഒരു പരിധി വരെ വിഷാംശങ്ങൾ അടങ്ങിയിരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് കൂടുതൽ രുചിയും കൂടുതൽ നിറവും അതിനു കിട്ടും, അല്ലെ? അതെ അതെ അതും ശരിയാണ്. പക്ഷെ നമ്മളതൊന്നും നോക്കിയിട്ടല്ല പൊതുവെ കഴിക്കാറ്. ഇത്രെയും പെട്ടെന്ന് വീട്ടിലുണ്ടാക്കുകാന്നു വച്ചാല്

പുറത്തൂന്നാവുമ്പോൾ പെട്ടെന്ന് കിട്ടും, fast food ആയാലും പെട്ടെന്ന് കിട്ടുന്നോണ്ടാണ് നമ്മൾ കൂടുതൽ പുറത്തൂന്നു കഴിക്കാറ്.

അതുപോലെ തന്നെ തോന്നി ഭക്ഷ്യ വിഷബാധ വളരെ ഭക്ഷ്യ വിഷബാധയുടെ വിപത്തുകൾ വളരെയധികമാണ്. ഇതിപ്പോൾ അടുത്ത ദിവസങ്ങളായിട്ടു കൂടി കൂടി വരുന്നുണ്ട്. അപ്പോൾ അത് അത് നമ്മൾ വളരെ അധികം പേടിയോടെ കാണുന്ന കാര്യമല്ലേ? അതെ നമ്മൾ കൂടുതൽ അങ്ങനെയുള്ള news ആണ് ഇപ്പോൾ കേൾക്കാറുള്ളത്. ഇപ്പോൾ അങ്ങനത്തെ Hotel കൾ കുറെ പൂട്ടിപ്പിക്കലും അങ്ങനെ കുറെ investigation ആയിട്ടുള്ള കൂടുതൽ കാണാറുണ്ട് കുറെ news കൾ കാണാറുണ്ട്. ഉം അതെതെതെ നൂറും ഇരുന്നൂറും kilo പഴയ chicken ആണ് നമുക്ക് ഓരോ hotel കളിൽ നിന്നും കിട്ടുന്നത്. ഇത് വളരെ അധികം ഭീതിപ്പെടുത്തുന്ന ഒരു സംഭവമാണ്. അതെ അതെ ഇപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ കഴിക്കാൻ തോന്നാറില്ല. ഇപ്പോൾ അങ്ങനെ ഓരോ hotel ഒക്കെ ഇങ്ങനെ news കേൾക്കുമ്പോൾ അങ്ങനെ കൂടുതൽ നമുക്ക് വീട്ടീന്ന് കഴിക്കാനാണ് തോന്നല്. അതെ എത്രമാത്രം ഭക്ഷ്യ വിഷബാധ സംഭവിച്ചു എന്ന് നമ്മൾ അറിഞ്ഞാൽ പോലും hotel ഭക്ഷണത്തിൻ്റെ രുചി നമ്മളെ പിന്നെയും പിന്നെയും

അതെ അതെ അതും ശരിയാണ്. ഇപ്പോൾ അങ്ങനെ ആ ഒരു സമയത്തു ആ news കേൾക്കുമ്പോൾ നമുക്ക് ആ സമയത്തു ചിലപ്പോൾ തോന്നാറുണ്ട് ഇങ്ങനെ hotel പോകേണ്ട അങ്ങനെ വീട്ടീന്ന് മാത്രം

ആ അതെ അതെ എനിക്കും അങ്ങനെ തോന്നാറുണ്ട്. പക്ഷെ നമ്മടെ എത്ര പറഞ്ഞാലും ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ആ ഒരു hotel രുചി നമ്മളെ വീണ്ടും വീണ്ടും അവിടേക്കു ആകർഷിക്കും.

എത്രമാത്രം ഇപ്പോൾ നമ്മളൊരു ചില hotel ൽ ചില ഭക്ഷണം കഴിച്ചു കഴിയുമ്പോൾ നമ്മുടെ കൈ കഴുകി കഴിഞ്ഞാൽ പോലും ആ ഒരു ഭക്ഷണത്തിൻ്റെ നിറം നമ്മുടെ കൈയിൽ നിന്നും പോകില്ല. അതെ അതെ അത് ഞാൻ കൂടുതൽ ശ്രദ്ധിക്കാറുണ്ട് ആ ഒരു color ഉം ആ കൈയിലുണ്ടാകുന്ന ആ color ഞാൻ കൂടുതൽ ശ്രദ്ധിക്കാറുണ്ട്. അതെതെ എത്ര കഴുകിയാലും ആ color പോകില്ല, എങ്കിൽ പോലും നമ്മൾ വീണ്ടും അത് കാണുകയാണ്

അതെ അതെ അതും ശരിയാണ്. ഇപ്പോൾ നിൻ്റെ ഇപ്പോൾ പ്രിയപ്പെട്ട ഏതെങ്കിലും ഭക്ഷണ രീതി ഏതെങ്കിലും ഉണ്ടോ? എൻ്റെ വീട്ടിൽ നിന്ന് കിട്ടുന്നതാണോ അതോ hostel നിന്ന് കിട്ടുന്നതാണോ നീ ഉദ്ദേശിച്ചത്? സാധാരണ വീട്ടിൽ നിന്ന് കിട്ടുന്നത് നമുക്ക് ഏതായാലും ഇഷ്ടപ്പെടും പക്ഷെ പുറത്തൂന്നു ആയിരിക്കുന്ന നല്ല hotel ന്നു ഏതെങ്കിലും ഇഷ്ടപ്പെട്ടതുണ്ടോ അല്ലെങ്കിൽ നല്ല food ഇഷ്ടപ്പെട്ടതായിട്ടുണ്ടോ? എനിക്ക് അന്നും ഇന്നും എപ്പോഴും ഇഷ്ടപ്പെട്ട എന്ന് പറയുന്നത് ബിരിയാണി ആണ്. ബിരിയാണിയോടാണ് എനിക്ക് ചിലപ്പോൾ ചില സമയത്തൊക്കെ hotel കളിൽ കയറുന്നതിനു മുൻപ് ചിലപ്പോൾ മനസ്സിൽ ആലോചിക്കും

എന്താണ് നിൻ്റെ ഒരു ഇഷ്ടപ്പെട്ട ഒരു ഭക്ഷണം? എൻ്റെ ഇഷ്ടപ്പെട്ടൊരു ഭക്ഷണം എന്താന്ന് വച്ചാല് ഇങ്ങനത്തെ ബിരിയാണി തന്നെ പക്ഷെ variety ആയിട്ടുള്ള ബിരിയാണി types ആണ് കൂടുതൽ താല്പര്യം. ഇപ്പോൾ ചങ്ങായിമാരുമായിട്ടു പോകുമ്പോൾ അവർക്കു എന്താ താൽപര്യപ്പെടുന്നത് അതായിരിക്കും എനിക്കും താല്പര്യം. അങ്ങനെ പ്രത്യേകിച്ച് ഭക്ഷണത്തോടുള്ള താല്പര്യമൊന്നും എനിക്കില്ല. എല്ലാം ഒരേ പോലെ ഇഷ്ടമാണെന്നാണോ മനസ്സിലാക്കേണ്ടത്?

ആ നമ്മള് ഇപ്പോൾ ബിരിയാണി എന്ന് പറയുമ്പോൾ ബിരിയാണി എനിക്ക് തോന്നുന്നു നമ്മടെ കേരളത്തിൻ്റെ ഒരു അറ്റത്തൂന്നു മറ്റേ അറ്റത്തേക്ക് നീങ്ങുമ്പോൾ തന്നെ ബിരിയാണിയിൽ തന്നെ എത്ര മാത്രം മാറ്റം വരുന്നുണ്ട്, ഉപയോഗിക്കുന്ന അരിയാണെങ്കിൽ പോലും chicken ൻ്റെ മസാലയാണെങ്കിൽ പോലും അത്രയും മാറ്റങ്ങൾ ഒരു പ്രദേശത്തുന്നു മറ്റേ പ്രദേശത്തേക്ക് വരുമ്പോൾ സംഭവിക്കുന്നുണ്ട്. അതെ അതെ വിദേശത്തൂന്ന് വരുന്ന ആൾക്കാരൊക്കെ കൂടുതലും ട്രൈ ചെയ്യുന്നതീ ബിരിയാണിയുടെ ഇതുകൊണ്ടായിരിക്കും. ആ ഒരു taste കൊണ്ടും ആ ഒരിത് കൊണ്ടായിരിക്കും അവരിത് ഇഷ്ടപ്പെടുന്നത്. ഇത് മാത്രം കഴിക്കാൻ വേണ്ടീട്ടു അവർ അവിടുന്ന് ഇവിടെ വരാനുള്ള chance ഉം കൂടുതലുണ്ട്. അതെ അതെ ഞാനും അതെവിടെയോ വായിച്ചിട്ടുണ്ട്. വിദേശികള് കൂടുതലായിട്ടു നമ്മുടെ രാജ്യത്തേക്ക് വരുന്നത്. നമ്മുടെ ഇവിടത്തെ ഭക്ഷണത്തിന് masala കൂടുതലാണ് എണ്ണ കൂടുതലാണ് എന്ന് പലപ്പോഴും പറയുമെങ്കിലും, അവർ പറയും അവർക്കതു ഇഷ്ടപ്പെട്ടു തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കും.

ഈ വിനോദയാത്ര ചെയ്യുന്നവരായിരിക്കും ഇങ്ങനത്തെ ഒരി ഇഷ്ടപ്പെട്ട് വരുന്നത്.

അപ്പോൾ അവരൊക്കെ കൂടുതലും ഇങ്ങനത്തെ രീതിയിലൊക്കെ ഭക്ഷണ പ്രേമികളായിരിക്കും. അപ്പോൾ അതിനനുസരിച്ചു അവർ നമ്മുടെ നാട്ടിലുള്ള ഭക്ഷണത്തേക്കാൾ കൂടുതലും taste ചെയ്യാനുള്ള chance കൂടുതലുണ്ട്. അതെതെതെ. നമ്മുടെ ഭക്ഷണമെന്നു പറയുന്നത്

അത് ചില നല്ല പരിപാടികളിലോ അല്ലെങ്കില് ഇപ്പോൾ ഓണമായാലോ ഓണത്തിനു ഇപ്പോൾ ഊണായിരിക്കും കൂടുതലും എല്ലാരും കഴിക്കാറ്. ഇപ്പോൾ ഏതെങ്കിലും festival അല്ലെങ്കിൽ ഈ പരിപാടിയൊക്കെ ആകുമ്പോൾ ഇപ്പോൾ പറയാണെങ്കില് Eid മുസ്ലിങ്ങളുടെ Eid ഒക്കെ അവർ കൂടുതലും ഈ ബിരിയാണി പല type ലുള്ള ബിരിയാണികളായിരിക്കും അവര് try ചെയ്യുന്നത്.

ഭക്ഷണങ്ങൾ വ്യത്യസ്തമായ രീതിയിലാണ് നമുക്ക് കിട്ടുന്നത്. അത് നമുക്ക് കേരളത്തിൽ കിട്ടുന്ന ബിരിയാണിയല്ല മഹാരാഷ്ട്രയിൽ പോയാൽ കിട്ടുക, അല്ലെങ്കിൽ കോഴിക്കോടുള്ള ബിരിയാണിയല്ല നമുക്ക് ഹൈദരാബാദിൽ പോയാൽ കിട്ടുക. അപ്പോ ഓരോഓരോ പ്രദേശത്തെയും ഓരോ പ്രദേശത്തെയും കിട്ടുന്ന ഭക്ഷണഭക്ഷണത്തിൻ്റെ രുചി സംഭവം പേരൊന്നാണെങ്കിൽ പോലും

ഇപ്പോൾ ഈ വിദേശ രാജ്യങ്ങളിലുള്ള ഭക്ഷണവും ഇവിടത്തെ ഭക്ഷണത്തിനുള്ള

ആഹ് എന്താണ് എന്ത് അഭിപ്രായം എന്ന് പറഞ്ഞാൽ ഇപ്പോ അതിപ്പോ അത് ആരോഗ്യത്തിന് നല്ലതാണ് ആണ് അവര് കഴിക്കുന്ന ഭക്ഷണത്തില് അവർ masala കള് എണ്ണകള് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വളരെ കുറച്ചുപയോഗിക്കുന്നുള്ളു, അല്ലെങ്കിൽ juice കൾ അവരുടെ ഭക്ഷണത്തിൻ്റെ ഭാഗമാക്കുക

ആരോഗ്യം അല്ലെങ്കിൽ energy കിട്ടുന്നുണ്ടെന്നു അവർ കണക്കു കൂട്ടും. നമ്മളെ സംബന്ധിച്ചിടത്തോളം ആണെങ്കില് എത്രമാത്രം energy നമുക്ക് കിട്ടുന്നുണ്ടെന്നല്ല നമ്മുടെ വയർ നിറയുന്നുണ്ടോ എന്നുള്ളത് മാത്രമാണ് നമ്മളെ സംബന്ധിച്ച് ഒരു വിഷയം. അതെ അതെ അതും ശരിയാണ് നീ പറഞ്ഞത് ഞാൻ വളരെ യോജിക്കുന്നു. ഇപ്പോൾ വിദേശ രാജ്യങ്ങളില് അവർ ആ ഒരു ഭക്ഷണത്തിനുള്ള ആ ഒരു quality നമ്മുടെ നാട്ടിൽ കുറവാണ്.

അവരുണ്ടാക്കുന്ന ആ ഒരു കൃഷിയായാലും ആ ഒരു നല്ല രീതിയിലായിരിക്കും അവർ ആ ഒരു ഇതുണ്ടാക്കുന്നത്. ഇപ്പോൾ നമ്മുടെ നാട്ടില് നോക്കുമ്പോൾ ആ ഒരി തമിഴ്നാട്ടിലായിരിക്കും ഈ ഒരി ആഹ് ഭക്ഷണമൊക്കെ കൊണ്ടുവരുന്നത്.

ഒന്നാമതെ നാട്ടിൽ നിന്നുണ്ടാക്കുന്ന വളരെ കുറവാണ്.

പിന്നെ നോക്കുമ്പോൾ എന്ന് വച്ചാല് മറ്റേ രാജ്യത്തുള്ളവരാണെങ്കില് അവർക്കെപ്പോഴും നമ്മുടെ നാട്ടിലെ വിനോദ സഞ്ചാരം നടത്തുന്നവർക്ക് വിനോദമുണ്ടെങ്കിലും അല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ നാട്ടിലെ ഭക്ഷണം കഴിക്കാൻ അവർക്കു വളരെ ഇഷ്ടമാണ്, അവർക്കു കഴിക്കുമ്പോൾ ആഹ് കൂടുതൽ അമിതമായിട്ടുള്ള എരിവ് പുളി ഇത്തരം രുചികൾ അവർക്കു അമിതമായിട്ടു കിട്ടും കാരണം അവർ അത്തരം ഭക്ഷണം കഴിച്ചു ശീലിച്ചിട്ടല്ലാത്തവരാണ്. അതുപോലെ തന്നെ നമ്മൾക്കും ഈ വിദേശികളുടെ ഭക്ഷണം കഴിക്കുക എന്ന് പറയുന്നത്

ഉം അതെ അതെ അതെ ആ വിദേശ രാജ്യങ്ങളിൽ കഴിക്കുന്ന ആ ഒരു food അവർ നല്ല വൃത്തിയോടായിരിക്കും അവർ കഴിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ അങ്ങനല്ല കുറച്ചു ആർത്തി കൂടുതലുള്ള ആൾക്കാരായിരിക്കും കൂടുതലുള്ളത്. അതെതെതെ ഈ ആർത്തി കൂടുതലുള്ള ആൾക്കാർ എന്ന് പറയുന്നത് നമ്മളും ആ കൂട്ടത്തിലുള്ള ഒരാളായി മാറി എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു.

ഭക്ഷ്യസുരക്ഷക്കു വേണ്ടി നമ്മുടെ സർക്കാര് അല്ലെങ്കിൽ ഉദ്യോഗസ്ഥര് അവരത്ര പ്രാധാന്യം കൊടുക്കുന്നില്ല എന്ന് ഞാൻ പറഞ്ഞാൽ എന്താണ് മറുപടിയായിട്ടു പറയാനുള്ളത്?

അതെ അതെ

അത്രമാത്രം മരണങ്ങളാണ് ഭക്ഷണത്തിലെ നിലവാരമില്ലായ്മ കാരണം നമ്മുടെ നാട്ടിൽ സംഭവിച്ചത്. ഇതിനു ശരിക്കും ഒട്ടും മാപ്പർഹിക്കാത്ത രീതിയിലുള്ള തെറ്റുകളാണത്. അതെ അതെ ഇപ്പോൾ hotel ലുള്ള ഭക്ഷ്യവിഷബാധ ആ ഒരു സമയത്തു എന്തെങ്കിലും പറ്റുമ്പോൾ മാത്രമായിരിക്കും ഈ officer മാര് വരുന്നത്.

അതെതെതെ. ഇത്തരം ഉദ്യോഗസ്ഥർ വന്ന്

തുടർച്ചയായി ചെയ്യുവാണെങ്കില് സുരക്ഷയിൽ നമുക്ക് കുറച്ചു കൂടെ പുരോഗമിക്കുവാൻ സാധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതെ അതെ അതും ശരിയാണ്. ശരിക്കും ഈ ഭക്ഷണത്തിനെ കുറിച്ച് പറയുവാണെങ്കില് ഏറ്റവും കൂടുതല് അല്ലെങ്കിൽ വീട്ടുകാർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഭക്ഷണമേതാണ് അല്ലെങ്കിൽ വീട്ടിൽ നിന്നുണ്ടാക്കുന്ന ഭക്ഷണമേതാണ് നിൻ്റെതു? അതായതു വീട്ടിലുണ്ടാക്കുന്ന ഏറ്റവും ഇഷ്ടപെട്ടതേതന്നോ? ആ ഒരു പ്രത്യേക സമയത്തു അല്ലെങ്കില് രാവിലെ ആയാലും ഉച്ചക്കായലും ഏറ്റവും കൂടുതൽ ഏതു രീതിയിലാണ് ഭക്ഷണം ഉണ്ടാക്കുന്നത്? രാവിലെ ആയാല് എന്ത് ഭക്ഷണമാണ് കൂടുതൽ ഉണ്ടാക്കാറുള്ളത്?

മുട്ടക്കറി ആവാം ചിക്കൻ കറി ആവാം അങ്ങനെ കറികളിങ്ങനെ മാറി മാറിയിരിക്കും. കൂടുതലും ചപ്പാത്തിയാണ് പിന്നെ അധികം പുട്ടും പതിവായുണ്ടാക്കാറുണ്ട്. ഉമേഷിൻ്റെ വീട്ടിൽ എന്താണ് രാവിലെ? എൻ്റെതെന്നു വച്ചാല് രാവിലെ കൂടുതൽ പുട്ടാണ് പതിവ് പുട്ടും പഴവും അങ്ങനെ രാവിലെ എന്താണ് എളുപ്പത്തില് ഉണ്ടാക്കാൻ പറ്റുന്നത് അതാണ് കൂടുതൽ ഉണ്ടാക്കുന്നത്. ഇപ്പൊ ഉച്ചക്ക് ചോറായിരിക്കും. ഉച്ചക്ക് ചോറ് തന്നെയല്ലേ നിൻ്റെതും? അതെതെതെ എൻ്റെ വീട്ടിൽ ചോറാണ് എങ്ങനെ നോക്കിയാലും ചോറാണ്. ചോറ് കഴിച്ചില്ലെങ്കിൽ വല്ലാത്തൊരു ഒരുഒരു എന്തോ ഇല്ലാത്ത പോലെയാണ്. അതല്ലേ? അപ്പോൾ രാത്രി നിൻ്റെ വീട്ടിൽ ചോറ് തന്നെ ആയിരിക്കും. അതെതെതെ രാത്രിയിലും ചോറ് തന്നെയാ. കാരണം ഞാൻ പറഞ്ഞു വരുന്നുണ്ട് രാത്രി ചപ്പാത്തി കഴിക്കണം

വീട്ടിലാർക്കെങ്കിലും ഈ പ്രായമായവരുണ്ടെങ്കിലേ ഇങ്ങനെ അച്ഛനോ അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കില് മാത്രം അവർക്കു മാത്രം ചപ്പാത്തി ഉണ്ടാക്കുന്ന സമ്പ്രദായമാണ് എൻ്റെ വീട്ടിലുള്ളത്.

അപ്പോൾ ബാക്കിയുള്ളവർക്കു കൂടുതലും ചോറായിരിക്കും. ഓ എൻ്റെ വീട്ടിൽ അങ്ങനെ പ്രായമായ ആരുമില്ലാത്തതു കൊണ്ട് എല്ലാര്ക്കും ഒരേ സാധനമാണ് ചോറ് തന്നെയാ എല്ലാരും കഴിക്കുന്നത്.

അപ്പോൾ ഈ അടുത്തിടെ എവിടെങ്കിലും പരിപാടി പോയിട്ടുണ്ടായിരുന്നോ?

എന്തെങ്കിലും കല്യാണത്തിനോ അങ്ങനെ എന്തെങ്കിലും?

ആ അവിടത്തെ food എന്തായിരുന്നു?